അതിനിപ്പോ അവിടെ ആരില്ലെങ്കിലും ടീം എങ്ങനെയെങ്കിലുമൊക്കെ തട്ടി കേറും

ആഹ് അതെന്നാണ്? വൈകുന്നേരമാണോ കല്യാണം? ആഹ് അത് അവർ തന്നെ ആഹ് നാല് മണിക്ക് മറ്റേ ഇവിടത്തെ മറ്റേ മദ്രസ ഇല്ലേ പിന്നെ മറ്റേ നമ്മുടെ

നാളെ ഞാൻ ഉണ്ടാവും ഇന്നിപ്പോ കളിയുടെ ഗ്രൂപ്പിൽ മൂപ്പരുടെ അല്ല നിങ്ങളവിടെ കളികാണാൻ setup വല്ലോം ഉണ്ടോ

ക്ലബ് ഇപ്പൊ പഴയെ മാതിരി അല്ല ആകെ ഒരു ഉറങ്ങിയാ

ഞങ്ങളുടെ അവിടെ എന്താ ബാദുഷാന്റെ ബേക്കറിയുടെ അവിടെ പോയിരുന്നു വെറുതെ ഇരിക്കും. കടയിൽ അല്ലെ അത് രസമാണ് അവിടെ എല്ലാരും കൂടുമല്ലോ പക്ഷെ സെമി കണ്ടിട്ടില്ലെങ്കിൽ പോയി ബാദുഷാന്റെ അവിടെ set ആണ് ബാദുഷാന്റെ കളി ഒക്കെ നിർത്തിയല്ലോ എന്റെയോ നമ്മൾ കടയിലിരുന്നിട്ട് കടയിൽ നിന്ന് ഓന്ക് എത്രയാ age? ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു ഓന്റെ വാവയുടെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ? ഓ രണ്ടു കുട്ടികൾ ഉണ്ട്.

നല്ല കച്ചവടം ഉണ്ടാവും അല്ലെ? കച്ചവടം ഒക്കെ ഉണ്ട് എന്താ ഇപ്പ അവിടെ മോശം. ഓർ juice ഉം ബേക്കറിയും ബേക്കറിയും juice ഉം അവിടെ പിന്നെയെന്താ അറിയോ എല്ലാവരും വരും

വേറെന്തായിപ്പ അവിടെ ഓന്ക് ഒരു പണിയായി അല്ലെങ്കിൽ ഇപ്പൊ പണിക്കും പോവൂല വെറുതെ ഇങ്ങനെ നടക്കണ്ണേയിരിക്കും. ഞങ്ങളുടെ സ്ഥലത്തു കുട്ടികൾ കളിച്ചീന്

ഓർക്ക് turf ഉം കാര്യങ്ങളും ഉണ്ട് കാലം പോയതറിയണ്ടേ? ഞങ്ങൾ ഈ പ്രാവിശ്യം register ചെയ്തിരുന്നു ആഹ് കളിച്ചു കളിച്ചു ആഹ് ആരൊക്കെയായിരുന്നു ? Front ഇൽ ഞാനും ഉം സൈനും ആദിലും backline ഇൽ ഇജാസ് ഫാസിലും പിന്നെ ആരേം അറിയില്ല കീപ്പറിൽ അതിനാൻ ഇജാസ് നാട്ടിലുണ്ടോ ഇപ്പൊ?

ഒന്നേ പൂജ്യത്തിനാ തോറ്റേ?

ഇജാസ് എന്ത് ചെയുന്നു ഇപ്പൊ? ഇജാസ് ബാംഗ്ലൂർ ആണ്.

അല്ല അപ്പ ഇവിടെ ഓൻ എങ്ങനെ പഠിച്ചീന്?

ഇപ്പ ബാംഗ്ലൂർ Food self ആണ് അല്ല ആ ടർഫ്

ഓന്ക്ക് share ഒന്നും ഇല്ല

എടാ എന്റെ പുര ആ ഗ്രൗണ്ട് പാടത്തിൽ ഇനിയെന്തിനാണ് ഇനിയെന്താ ചോദിച്ചുനോക്കാമല്ലേ ഒരുപ്രാവശ്യം കൂടി election വരുമ്പ ചോദിച്ചു നോക്ക നമുക്ക് ഒരു പാട്ടത്തിന് എങ്കിലും എടുത്ത് തന്ന മതി അല്ലെ കുറച്ചു കൊല്ലത്തിന് ഓൻ എന്താ ചെയ്യുന്നത് ഇപ്പൊ? ഓൻ കാസർഗോഡാണ്

അവിടെ JCB ന്റെ operate ചെയ്യില്ലേ? പിന്നെന്താ?